എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നമസ്ക്കാരം
2023ലെ ആദ്യത്തെ മൻ കി ബാത് ആണിത് ഒപ്പംതന്നെ പ്രോഗ്രാമിന്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ ഭാഗം കൂടിയാണിത്
ഒരിക്കൽകൂടി എല്ലാവരുമായും സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്
എല്ലാ വർഷവും ജനുവരി മാസം തികച്ചും സംഭവബഹുലമാണ്
ഈ മാസം ഏകദേശം ജനുവരി 14 അടുപ്പിച്ച് വടക്ക് നിന്ന് തെക്ക് വരെയും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും രാജ്യത്തുടനീളം ഉത്സവങ്ങളുടെ ബഹളമാണ്
ഇതിനുശേഷം രാജ്യം റിപ്പബ്ലിക് ദിനവും ആഘോഷിച്ചു
ഇത്തവണയും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ നിരവധി കാര്യങ്ങൾ പ്രശംസാർഹമായിരുന്നു
ജനുവരി 26ലെ പരേഡിനായി കർത്തവ്യ പഥ് ഒരുക്കിയ തൊഴിലാളികളെ കണ്ടിട്ട് വളരെയധികം സന്തോഷം തോന്നിയെന്ന് ജയ്സാൽമീറിൽ നിന്നുള്ള പുൽകിത് എനിക്കെഴുതിയിട്ടുണ്ട്
പരേഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദൃശ്യങ്ങളിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വ്യത്യസ്ത ധാരകൾ കണ്ടപ്പോൾ സന്തോഷം തോന്നിയെന്ന് കാൺപൂരിൽനിന്നുള്ള ജയ എഴുതി
റിപ്പബ്ലിക്ദിന പരേഡിൽ ആദ്യമായി പങ്കെടുത്ത വുമെൻ കാമൽ റൈഡർസ് ഉം സി
എഫിന്റെ വനിതാവിഭാഗവും ഏറെ അഭിനന്ദനം അർഹിക്കുന്നു
സുഹൃത്തുക്കളേ ഡെറാഡൂണിൽ നിന്നുള്ള വത്സൽ എനിക്ക് എഴുതി ഞാൻ എപ്പോഴും ജനുവരി 25 ആകാൻ കാത്തിരിക്കാറുണ്ട് കാരണം അന്നാണല്ലോ പത്മാ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത് അതുകൊണ്ട് ജനുവരി 25 വൈകുന്നേരംതന്നെ ജനുവരി 26ന്റെ ആവേശം നിറയുന്നു
താഴേത്തട്ടിൽ തങ്ങളുടെ സമർപ്പണത്തിലൂടെയും സേവനത്തിലൂടെയും നേട്ടങ്ങൾ കൈവരിച്ചവർ പീപ്പിൾസ് പത്മയിലൂടെ ആദരിക്കപ്പെടുന്നതിലുള്ള സന്തോഷം പലരും പങ്കുവെച്ചിട്ടുണ്ട്
ഇത്തവണ പത്മാപുരസ്കാരജേതാക്കളിൽ ആദിവാസിസമൂഹത്തിനും ആദിവാസിജീവിതവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മികച്ച പ്രാതിനിധ്യമുണ്ട്
ആദിവാസി ജീവിതം നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നും വ്യത്യസ്തമാണ് അവർ നേരിടുന്ന വെല്ലുവിളികളും വ്യത്യസ്തമാണ്
ഇതൊക്കെയാണെങ്കിലും ആദിവാസി സമൂഹങ്ങൾ അവരുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ എപ്പോഴും താല്പര്യപ്പെടുന്നു
ആദിവാസി സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാനും അവയിൽ ഗവേഷണം നടത്താനും ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്
അങ്ങനെ ടോട്ടോ ഹോ കുയി കുവി മാണ്ടാ തുടങ്ങിയ ഗോത്രഭാഷകളിൽ പ്രവർത്തിച്ച നിരവധി മഹത് വ്യക്തികൾക്ക് പത്മാ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്
അതു നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്
ധാനീറാം ടോട്ടോ ജാനും സിംഗ് സോയ് ബി
രാമകൃഷ്ണറെഡ്ഡി തുടങ്ങിയവരുടെ പേര് ഇപ്പോൾ രാജ്യം മുഴുവൻ പരിചിതമായി
സിദ്ധി ജറാവ ഓങ്കി തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഹീരാഭായ് ലോബി രത്തൻ ചന്ദ്രകർ ഈശ്വർ ചന്ദ്ര വർമ്മ എന്നിവരെപ്പോലുള്ളവരെയും ഇത്തവണ ആദരിച്ചിട്ടുണ്ട്
ആദിവാസി സമൂഹങ്ങൾ നമ്മുടെ ഭൂമിയുടെ നമ്മുടെ പൈതൃകത്തിന്റെ അവിഭാജ്യഘടകമാണ്
രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസനത്തിൽ അവരുടെ സംഭാവന വളരെ പ്രധാനമാണ്
അവർക്കുവേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നത് പൊതുതലമുറയ്ക്കും പ്രചോദനമാകും
നക്സൽ ബാധിതമായിരുന്ന പ്രദേശങ്ങളിൽപോലും ഈ വർഷം പത്മ പുരസ്കാരങ്ങളുടെ പ്രതിധ്വനികൾ മുഴങ്ങികേൾക്കുന്നു
നക്സൽ ബാധിത പ്രദേശങ്ങളിലെ യുവാക്കൾക്ക് മാർഗ്ഗദർശികളായവരെ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്
ഇതിനായി കാങ്കറിലെ മരംകൊണ്ട് ശില്പം പണിയുന്ന അജയ്കുമാർ മണ്ഡാവി ഗഡ്ചിരോളിയിലെ പ്രശസ്തമായ ഝാടിപ്പട്ടി രംഗഭൂമിയുമായി ബന്ധപ്പെട്ട പരശുറാം കോമാജി ഗുണെ എന്നിവർക്കും ഈ ബഹുമതി ലഭിച്ചു
അതുപോലെ വടക്ക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തനതു സംസ്കാരം സംരക്ഷിക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്ന രാംകുയിവാങ്ബെനിയുമെ വിക്രം ബഹാദൂർ ജമാതിയ കർമ്മാവാങ്ചു എന്നിവരെയും ആദരിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളേ ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചവരിൽ സംഗീതലോകത്തെ സമ്പന്നമാക്കിയ നിരവധിപേരുണ്ട്
സംഗീതം ഇഷ്ടപ്പെടാത്തതായി ആരാണുള്ളത്
ഓരോരുത്തരുടെയും സംഗീതാസ്വാദനം വ്യത്യസ്തമായിരിക്കാം എന്നാൽ സംഗീതം എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്
സന്തൂർ ബംഹും ദ്വിതാര തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത സംഗീതോപകരണൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയവരും ഇത്തവണ പത്മ പുരസ്കാര ജേതാക്കളുടെ കൂട്ടത്തിലുണ്ട്
ഗുലാം മുഹമ്മദ് സാസ് സുപോങ് രിസിംഗ്ബോർ കുർക്കലാംഗ് മുനിവെങ്കടപ്പ മംഗൾ കാന്തി റായ് എന്നിങ്ങനെ എത്ര പേരുകൾ നാനാ ദിക്കിലും ചർച്ച ചെയ്യപ്പെടുന്നു
സുഹൃത്തുക്കളേ പത്മപുരസ്കാരജേതാക്കളായ പലരും നമുക്കിടയിലെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവർ എപ്പോഴും രാജ്യത്തെ സർവ്വപ്രധാനമായി കാണുകയും രാഷ്ട്രം ഒന്നാമത് എന്ന തത്വത്തിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തവരാണ്
സമർപ്പണഭാവത്തോടെ തങ്ങളുടെ ജോലിയിൽ മുഴുകിയിരുന്ന അവർ അതിനുള്ള പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല
ആർക്കുവേണ്ടിയാണോ അവർ പ്രവർത്തിക്കുന്നത് അവരുടെ മുഖത്തെ സംതൃപ്തിയാണ് അവർക്കുള്ള ഏറ്റവും വലിയ അവാർഡ്
അർപ്പണബോധമുള്ള അത്തരം ആളുകളെ ആദരിക്കുന്നതിലൂടെ നമ്മുടെ ദേശവാസികളുടെ അഭിമാനം വർദ്ധിക്കുകയാണ്
എല്ലാ പത്മ അവാർഡുജേതാക്കളുടെയും പേരുകൾ ഇവിടെ പരാമർശിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കില്ല
പക്ഷേ ഈ പത്മ അവാർഡ് ജേതാക്കളുടെ പ്രചോദനാത്മക ജീവിതത്തെക്കുറിച്ച് വിശദമായി അറിയാനും മറ്റുള്ളവരോട് പറയാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൻരെ അമൃത് മഹോത്സവത്തിൽ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രസകരമായ ഒരു പുസ്തകത്തെക്കുറിച്ചും ഞാൻ ഇവിടെ പരാമർശിക്കുന്നു
ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ച ഈ പുസ്തകം വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്
ഇന്ത്യജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അതിൽ നിരവധി മികച്ച ലേഖനങ്ങൾ ഉണ്ട്
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യരാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ മാതാവ് കൂടിയാണ് എന്നതിൽ ഇന്ത്യക്കാരായ നമുക്ക് അഭിമാനമുണ്ട്
ജനാധിപത്യം നമ്മുടെ സിരകളിൽ ഉണ്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ട് നൂറ്റാണ്ടുകളായി അത് നമ്മുടെ പ്രവർത്തികളുടെ അവിഭാജ്യഘടകമാണ്
സ്വാഭാവികമായി തന്നെ നമ്മൾ ഒരു ജനാധിപത്യ സമൂഹമാണ്
അംബേദ്ക്കർ ബുദ്ധസന്യാസിസംഘത്തെ ഇന്ത്യൻ പാർലമെന്റിനോട് ഉപമിച്ചിരുന്നു
മോഷൻസ് റെസല്യൂഷൻസ് ക്യൂറം വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഇവയ്ക്കെല്ലാം കൃത്യമായ നിയമങ്ങൾ ഉള്ള ഒരു സംവിധാനമായാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്
അക്കാലത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ നിന്നാണ് ഭഗവാൻ ബുദ്ധന് പ്രചോദനം ലഭിച്ചത് എന്ന് ബാബാസാഹിബ് വിശ്വസിച്ചു
സുഹൃത്തുക്കളേ തമിഴ്നാട്ടിൽ ചെറുതും എന്നാൽ പ്രശസ്തവുമായ ഒരു ഗ്രാമമുണ്ട് ഉതിർമേരൂർ
ഇവിടെയുള്ള 11001200 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശിഖാലിഖിതം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്നു
ഈ ലിഖിതം ഒരു മിനിഭരണഘടനപോലെയാണ്
ഗ്രാമസഭ എങ്ങനെ നടത്തണമെന്നും അതിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ എങ്ങനെയായിരിക്കണമെന്നും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്
നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ജനാധിപത്യമൂല്യങ്ങളുടെ മറ്റൊരു ഉദാഹരണമാണ് 12ാം നൂറ്റാണ്ടിലെ ഭഗവാൻ ബസവേശ്വരന്റെ അനുഭവ മണ്ഡപം
ഇവിടെ സ്വതന്ത്രസംവാദങ്ങളും ചർച്ചകളും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു
അത് മാഗ്നാകാർട്ടയ്ക്ക് മുമ്പാണ് എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും
വാറങ്കലിലെ കാകതീയ രാജവംശത്തിലെ രാജാക്കന്മാരുടെ റിപ്പബ്ലിക്കൻ പാരമ്പര്യങ്ങളും വളരെ പ്രസിദ്ധമായിരുന്നു
ഭക്തിപ്രസ്ഥാനം പടിഞ്ഞാറൻ ഇന്ത്യയിലെ ജനാധിപത്യസംസ്കാരത്തെ മുന്നോട്ട് നയിച്ചു
ഗുരു നാനാക്ക് ദേവ്ജിയുടെ സമവായ മാർഗ്ഗങ്ങൾ വെളിച്ചംവീശുന്ന സിഖുകാർക്കിടയിലെ ജനാധിപത്യ ചൈതന്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനവും ഇന്ത്യ തെ മോത്തർ ഓഫ് ഡെമോക്രസി എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്
മധ്യഭാരതത്തിലെ ഒറാവ് മുണ്ട ഗോത്രങ്ങളിൽ സമൂഹം പൊതുധാരണയോടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും ഈ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്
നൂറ്റാണ്ടുകളായി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനാധിപത്യത്തിന്റെ അന്തർധാര സജീവമായിരുന്നു എന്ന് ഈ പുസ്തകം വായിച്ചുകഴിയുമ്പോൾ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും
ജനാധിപത്യത്തിന്റെ മാതാവെന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ആഴത്തിൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ലോകത്തെ അറിയിക്കുകയും വേണം
ഇത് രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അന്തസത്തയെ കൂടുതൽ ശക്തിപ്പെടുത്തും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ യോഗ ദിനവും നമ്മുടെ വിവിധതരം ചെറുധാന്യങ്ങളും തമ്മിൽ പൊതുവായി എന്താണുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഈ താരതമ്യം എങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കും രണ്ടിനും ഒരുപാട് സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും
വാസ്തവത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശത്തെതുടർന്നാണ് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര യോഗാദിനവും അന്താരാഷ്ട്ര മില്ലറ്റ് വർഷവും ആചരിക്കാൻ തീരുമാനിച്ചത്
രണ്ടാമതൊരു കാര്യം എന്തെന്നാൽ യോഗ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
അതുപോലെതന്നെ ചെറുധാന്യങ്ങളും ആരോഗ്യസംരക്ഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു
മൂന്നാമത്തേത് കൂടുതൽ പ്രധാനമാണ് മുൻപ് പറഞ്ഞ രണ്ടു കാര്യങ്ങളിലും പൊതുജനപങ്കാളിത്തം വിപ്ലവംതന്നെ സൃഷ്ടിക്കുന്നു എന്നതാണത്
വലിയ തോതിൽ സജീവപങ്കാളിത്തം നടത്തി ആളുകൾ യോഗവും ഫിറ്റ്നസ്സും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതുപോലെ ആളുകൾ വലിയ തോതിൽ ചെറുധാന്യങ്ങളെയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു
ഇപ്പോൾ അവർ മില്ലറ്റ്സ് ഭക്ഷണത്തിന്റെ ഭാഗമാക്കികൊണ്ടിരിക്കുകയാണ്
ഈ മാറ്റം വലിയതോതിൽ പ്രകടമാണ്
പരമ്പരാഗതമായി മില്ലറ്റ്സ് ഉല്പാദിപ്പിച്ചിരുന്ന ചെറുകിട കർഷകർ ഒരു വശത്ത് വലിയ ആവേശത്തിലാണ്
മില്ലറ്റ്സ് ന്റെ പ്രാധാന്യം ലോകം ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയതിൽ അവർ വളരെ സന്തോഷത്തിലാണ്
മറുവശത്ത് മില്ലറ്റുകൾ വിപണനം ചെയ്യാനും അവ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുമുള്ള ശ്രമങ്ങൾ എഫ്
കളും സംരംഭകരും ആരംഭിച്ചിട്ടുണ്ട്
സുഹൃത്തുക്കളേ ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ ജില്ലയിൽ താമസിക്കുന്ന കെ
രാമ സുബ്ബ റെഡ്ഡി നല്ല ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ചു
അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന മില്ലറ്റ് വിഭവങ്ങളുടെ രുചിയുടെ പ്രചാരംമൂലം അവർ ഗ്രാമത്തിൽ ഒരു മില്ലറ്റ് സംസ്ക്കരണ യൂണിറ്റ് തന്നെ ആരംഭിച്ചു
സുബ്ബ റെഡ്ഡി തിനയുടെ ഗുണങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയും അത് അവർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുന്നു
മഹാരാഷ്ട്രയിലെ അലിബാഗിന് സമീപമുള്ള കെനാദ് ഗ്രാമത്തിൽ താമസിക്കുന്ന ശർമ്മിള ഓസ്വാൾ കഴിഞ്ഞ 20 വർഷമായി ചെറുധാന്യങ്ങളുടെ ഉല്പാദനത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകുന്നു
അവർ കർഷകർക്ക് സ്മാർട്ട് അഗ്രികൾച്ചർ പരിശീലനം നൽകിവരികയാണ്
അവരുടെ പരിശ്രമം തിനയുടെ വിളവു മാത്രമല്ല കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിച്ചു
സുഹൃത്തുക്കളേ ഛത്തീസ്ഗഡിലെ റായ്ഗഡ് സന്ദർശിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ മില്ലറ്റ്സ് കഫേ സന്ദർശിക്കണം
ഏതാനും മാസങ്ങൾക്ക് മുമ്പുമാത്രം ആരംഭിച്ച ഈ മില്ലറ്റ്സ് കഫേയിൽ ചീല ദോശ മോമോസ് പിസ്സ മഞ്ചൂറിയൻ തുടങ്ങിയ ഇനങ്ങളാണ് ഏറെ പ്രചാരം നേടിയിട്ടുള്ളത്
സുഹൃത്തുക്കളേ ഞാൻ ഒരു കാര്യംകൂടി ചോദിച്ചോട്ടെ സംരംഭകൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും
എന്നാൽ മില്ലറ്റ്പ്രണ്യൂർസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒഡീഷയിലെ മില്ലറ്റ്പ്രണ്യൂർസ് ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്
ആദിവാസി ജില്ലയായ സുന്ദർഗഡിലെ ആയിരത്തി അഞ്ഞൂറോളം സ്ത്രീകളുടെ സ്വയംസഹായസംഘം ഒഡീഷ മില്ലറ്റ്സ് മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
മില്ലറ്റ്സ് കൊണ്ട് കുക്കീസ് രസഗുള കുറുമ ഗുലാബ് ജാം കേക്ക് എന്നിവ ഇവിടെ സ്ത്രീകൾ ഉണ്ടാക്കുന്നു
വിപണിയിൽ ഇവയ്ക്ക് വലിയ ഡിമാന്റ് ഉള്ളതിനാൽ സ്ത്രീകളുടെ വരുമാനവും വർദ്ധിക്കുന്നു
കർണാടകയിലെ കൽബുർഗിയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിന്റെ മേൽനോട്ടത്തിൽ അലന്ദ് ഭൂതായ് മില്ലറ്റ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കഴിഞ്ഞ വർഷം പ്രവർത്തനം ആരംഭിച്ചു
ഇവിടുത്തെ ഖാക്രയും ബിസ്കറ്റും ലഡ്ഡുവും ആളുകളെ ആകർഷിക്കുന്നു
കർണ്ണാടകയിലെ ബീദർ ജില്ലയിൽ ഹുൽസൂർ മില്ലറ്റ് പ്രൊഡ്യൂസർ കമ്പനിയിലെ വനിതകൾ മില്ലറ്റ് കൃഷി ചെയ്യുന്നതിനൊപ്പം അവയുടെ ആട്ടയും തയ്യാറാക്കുന്നു
ഇതുമൂലം അവരുടെ വരുമാനം വളരെയധികം വർദ്ധിച്ചു
12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഝത്തീസ്ഗഢിലെ പ്രകൃതികൃഷി ചെയ്യുന്ന സന്ദീപ് ശർമ്മയുടെ എഫ്
യിൽ ചേർന്നു
ബിലാസ്പൂരിലെ ഈ എഫ്
8 തരം മില്ലറ്റ് പൊടികളും അതിന്റെ വിഭവങ്ങളും ഉണ്ടാക്കുന്നു
സുഹൃത്തുക്കളേ ഇന്ന് ജി20 ഉച്ചകോടികൾ ഇന്ത്യയുടെ എല്ലാ ദിക്കിലും തുടർച്ചയായി നടക്കുന്നുണ്ട് ജി20 ഉച്ചകോടി നടക്കുന്നിടത്തെല്ലാം മില്ലറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പോഷകസമൃദ്ധവും രുചികരവുമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഞാൻ സന്തോഷിക്കുന്നു
ബജ്റ കൊണ്ടുണ്ടാക്കിയ കിച്ചടി പോഹ ഖീർ റൊട്ടി തുടങ്ങിയ വിഭവങ്ങളും റാഗി കൊണ്ടുണ്ടാക്കിയ പായസം പൂരി ദോശ എന്നിവയും അവിടെ വിളമ്പുന്നു
മില്ലറ്റിൽ നിന്ന് നിർമ്മിച്ച ആരോഗ്യ പാനീയങ്ങൾ സീരിയൽസ് നൂഡിൽസ് എന്നിവ എല്ലാ ജി 20 വേദികളിലെയും മില്ലറ്റ് എക്സിബിഷനുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്
ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ മിഷനുകളും അവയുടെ പ്രചാരം വർധിപ്പിക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്
രാജ്യത്തിന്റെ ഈ ശ്രമവും ലോകത്ത് Millettsന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യവും നമ്മുടെ ചെറുകിട കർഷകർക്ക് കരുത്ത് പകരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ
ഇന്ന് Milletൽ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയ വൈവിധ്യമാർന്ന പുതിയ പല വിഭവങ്ങളും പുതുതലമുറയ്ക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതും എനിക്ക് സന്തോഷം നൽകുന്നു
അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന് ഇത്തരമൊരു അത്ഭുതകരമായ തുടക്കം നൽകിയതിനും അത് തുടരുന്നതിനും മൻ കി ബാത്ത് ശ്രോതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ആരെങ്കിലും ടൂറിസ്റ്റ് ഹബ് ഗോവയെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഗോവ എന്ന പേര് വന്നാലുടൻ മനോഹരമായ തീരപ്രദേശങ്ങളും ബീച്ചുകളും ഇഷ്ടഭക്ഷണ വസ്തുക്കളും മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്
എന്നാൽ ഈ മാസം ഗോവയിൽ നടന്ന ഒരു സംഭവം വാർത്തകളിൽ ഇടംപിടിച്ചു
ഇന്ന് മൻ കി ബാത്തിൽ ഇത് നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഗോവയിൽ നടന്ന ആ സംഭവമാണ് പർപ്പിൾ ഫെസ്റ്റ്
ജനുവരി 6 മുതൽ 8 വരെ പനാജിയിലാണ് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്
ദിവ്യാംഗരുടെ ക്ഷേമത്തിനായുള്ള ഒരു അതുല്യമായ ശ്രമമായിരുന്നു ഇത്
പർപ്പിൾ ഫെസ്റ്റ് നമ്മുടെ 50000ത്തിലധികം സഹോദരങ്ങൾ പങ്കെടുത്ത മഹത്തായ ഒരു ഉദ്യമമായിരുന്നു എന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നുണ്ടോ
ഇനി മീരാമാർ ബീച്ച് പൂർണമായി ആസ്വദിക്കാൻ കഴിയുമെന്നത് ഇവിടെയെത്തിയ ദിവ്യാംഗരിൽ ആവേശമുണർത്തി
മീരാമാർ ബീച്ച് നമ്മുടെ ദിവ്യാംഗ് സഹോദരീസഹോദരന്മാർക്ക് ഗോവയിലെ ആക്സസിബിൾ ബീച്ചുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു
ക്രിക്കറ്റ് ടൂർണമെന്റ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് മാരത്തൺ മത്സരം എന്നിവയ്ക്കൊപ്പം ഡീഫ്ബ്ലൈൻഡ് കൺവെൻഷനും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു
യുണീക്ക് ബേർഡ് വാച്ചിംഗ് പ്രോഗ്രാമിന് പുറമെ ഒരു സിനിമയും ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു
നമ്മുടെ എല്ലാ ദിവ്യാംഗ സഹോദരങ്ങൾക്കും കുട്ടികൾക്കും ഇത് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തു
പർപ്പിൾ ഫെസ്റ്റിന്റെ ഒരു പ്രത്യേക കാര്യം രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമായിരുന്നു
ദിവ്യാംഗ് ഫ്രണ്ട്ലി ആയ ഉൽപ്പന്നങ്ങൾ അവർ അവിടെ പ്രദർശിപ്പിച്ചു
ദിവ്യാംഗരുടെ ക്ഷേമത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള നിരവധി ശ്രമങ്ങൾ ഈ ഫെസ്റ്റിൽ കണ്ടു
പർപ്പിൾ ഫെസ്റ്റ് വിജയിപ്പിച്ചതിന് അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു
ഇതോടൊപ്പം ഇത് സംഘടിപ്പിക്കാൻ രാവും പകലും മറന്നു പ്രവർത്തിച്ച സന്നദ്ധപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു
ആക്സസിബിൾ ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് അത്തരം പ്രചാരണങ്ങൾ വളരെ ഫലപ്രദമാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇപ്പോൾ മൻ കി ബാത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും അനുഭവപ്പെടും നിങ്ങളുടെ മനസ്സ് പറയും കൊള്ളാം സഹോദരാ കൊള്ളാം മനസ്സ് സന്തോഷംകൊണ്ട് തുള്ളിച്ചാടുന്നു രാജ്യത്തെ ഏറ്റവും പഴയ സയൻസ് സ്ഥാപനങ്ങളിലൊന്നായ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതായത് ഐഐഎസ്സി ഒരു മികച്ച മാതൃക അവതരിപ്പിക്കുന്നു
മൻ കി ബാത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞത് പോലെ ഈ സ്ഥാപനത്തിന്റെ നിർമാണത്തിന് പിന്നിലെ പ്രചോദനം ഇന്ത്യയിലെ രണ്ട് മഹാരഥൻമാരായ ജംഷേഡ്ജി ടാറ്റയും സ്വാമി വിവേകാനന്ദനും ആണ്
എനിക്കും നിങ്ങൾക്കും സന്തോഷവും അഭിമാനവും ഉണ്ടാക്കുന്ന പ്രോത്സാഹജനകമായ ഒരു കാര്യം 2022ൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ 145 പേറ്റന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്
എന്താണ് ഇതിനർത്ഥം ഓരോ അഞ്ച് ദിവസത്തിലും രണ്ട് പേറ്റന്റുകൾ
ഈ റെക്കോർഡ് അത്ഭുതകരമാണ്
ഈ വിജയത്തിന് IIScയുടെ ടീമിനെ അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു
സുഹൃത്തുക്കളേ ഇന്നത്തെ ഇന്ത്യയുടെ റാങ്കിംഗ് പേറ്റന്റ് ഫൈലിംഗ് ൽ 7ാം സ്ഥാനത്തും ട്രേഡ് മാർക്ക്സ് ൽ 5ാം സ്ഥാനത്തുമാണ്
പേറ്റന്റിനെക്കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഏകദേശം 50 ശതമാനം വർധനവുണ്ടായി
ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡക്സിലും ഇന്ത്യയുടെ റാങ്കിംഗ് വളരെയധികം മെച്ചപ്പെട്ടു ഇപ്പോൾ അത് 40ാം സ്ഥാനത്തെത്തി 2015ൽ ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യ 80ാം സ്ഥാനത്തിന് പിന്നിലായിരുന്നു
രസകരമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു
ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ ആദ്യമായി ആഭ്യന്തര പേറ്റന്റ് ഫയലിംഗിന്റെ എണ്ണം വിദേശ ഫയലിംഗിനെക്കാൾ കൂടുതലാണ്
ഇന്ത്യയുടെ വളരുന്ന ശാസ്ത്രസാധ്യതകൾ ഇത് കാണിക്കുന്നു
സുഹൃത്തുക്കളേ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ അറിവ് പരമപ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം
നമ്മുടെ ഇന്നോവേറ്റർസ് ന്റെയും അവരുടെ പേറ്റന്റുകളുടെയും കരുത്തിൽ ഇന്ത്യയുടെ ടെക്കേഡ് എന്ന സ്വപ്നം തീർച്ചയായും പൂർത്തീകരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു
ഇതോടെ ലോകോത്തര സാങ്കേതിക വിദ്യയും സ്വന്തം രാജ്യത്ത് തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളും പൂർണമായി പ്രയോജനപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും കഴിയും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ തെലങ്കാനയിൽ നിന്നുള്ള എഞ്ചിനീയർ വിജയ്യുടെ ഒരു പോസ്റ്റ് ഞാൻ NaMoAppൽ കണ്ടു
ഇതിൽ വിജയ് ഇലക്ട്രോണിക് മാലിന്യത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്
ഇത് മൻ കി ബാത്തിൽ ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു
നേരത്തെയും ഈ പരിപാടിയിൽ നമ്മൾ വേസ്റ്റ് ടു വെൽത്ത് എന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു
എന്നാൽ ഇന്ന് നമുക്ക് ഇവേസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം
സുഹൃത്തുക്കളേ ഇന്ന് എല്ലാ വീട്ടിലും മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ്ലെറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ സാധാരണമായിരിക്കുന്നു
അവയുടെ എണ്ണം രാജ്യത്തുടനീളം കോടിക്കണക്കിന് വരും
ഇന്നത്തെ ഏറ്റവും പുതിയ ഉപകരണങ്ങൾ ഭാവിയിലെ ഇവേസ്റ്റ് കൂടിയാണ്
ആരെങ്കിലും ഒരു പുതിയ ഉപകരണം വാങ്ങുമ്പോഴോ പഴയ ഉപകരണം മാറ്റി വാങ്ങുമ്പോഴോ അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്തോ ഇല്ലയോ എന്നത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്
ഇമാലിന്യം ശരിയായി സംസ്കരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും
പക്ഷേ ശ്രദ്ധാപൂർവം ചെയ്താൽ റീസൈക്കിൾ റീ യൂസ് എന്നിവ വഴിയുള്ള സർക്കുലർ എക്കണോമിക്ക് ഇത് കരുത്ത് പകരും
പ്രതിവർഷം 50 ദശലക്ഷം ടൺ ഇമാലിന്യം തള്ളപ്പെടുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നു
അത് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ നിർമ്മിച്ച എല്ലാ കമർഷ്യൽ പ്ലേൻ കളുടെയും ഭാരം കൂട്ടിച്ചേർത്താലും നാം പുറത്തു വിടുന്ന ഇമാലിന്യത്തിന്റെ അളവ് അതിലും കൂടുതലായിരിക്കും
ഓരോ സെക്കൻഡിലും 800 ലാപ്ടോപ്പുകൾ വലിച്ചെറിയപ്പെടുന്നതിനു തുല്യമാണിത്
വ്യത്യസ്തമായ പ്രക്രിയകളിലൂടെ ഈ ഇമാലിന്യത്തിൽ നിന്ന് ഏകദേശം 17 തരം വിലയേറിയ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും
ഇതിൽ സ്വർണ്ണം വെള്ളി ചെമ്പ് നിക്കൽ എന്നിവ ഉൾപ്പെടുന്നു
അതിനാൽ ഇമാലിന്യത്തിന്റെ സദുപയോഗം മാലിന്യത്തെ സമ്പത്താക്കുന്നതിന് തുല്യമാണ്
ഈ ദിശയിൽ നൂതനമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ഇന്ന് കുറവില്ല
ഇന്ന് ഏകദേശം 500 ഇവേസ്റ്റ് റീസൈക്ലറുകൾ ഈ മേഖലയിലുണ്ട്
നിരവധി പുതിയ സംരംഭകർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ മേഖല നേരിട്ട് തൊഴിൽ നൽകിയിട്ടുണ്ട്
ബെംഗളൂരുവിലെ ഇപരിസര അത്തരത്തിലുള്ള ഒരു ശ്രമത്തിലാണ്
ഈ സ്ഥാപനം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളിൽ നിന്ന് വിലയേറിയ ലോഹങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഒരു തദ്ദേശീയ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്
അതുപോലെ മുംബൈയിൽ പ്രവർത്തിക്കുന്ന എക്കോറെക്കോ മൊബൈൽ ആപ്പ് വഴി ഇമാലിന്യം ശേഖരിക്കുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്
ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലെ എട്ടെറോ റീസൈക്ലിംഗ് ഈ മേഖലയിൽ നിരവധി പേറ്റന്റുകൾ ലോകമെമ്പാടും നേടിയിട്ടുണ്ട്
സ്വന്തമായി ഇവേസ്റ്റ് റീസൈക്ലിംഗ് ടെക്നോളജി തയ്യാറാക്കിയതിലൂടെ ഇത് വളരെയധികം പേര് സമ്പാദിച്ചു
മൊബൈൽ ആപ്പ് വഴിയും വെബ്സൈറ്റ് കബാഡീവാല വഴിയും ടൺ കണക്കിന് ഇമാലിന്യങ്ങളാണ് ഭോപ്പാലിൽ ശേഖരിക്കുന്നത്
ഇത്തരം നിരവധി ഉദാഹരണങ്ങളുണ്ട്
ഇവയെല്ലാം ഇന്ത്യയെ ഒരു ഗ്ലോബൽ റീസൈക്ലിംഗ് ഹബ്ബാക്കി മാറ്റാൻ സഹായിക്കുന്നു പക്ഷേ ഇത്തരം സംരംഭങ്ങളുടെ വിജയത്തിന് ആവശ്യമായ ഒരു വ്യവസ്ഥ കൂടിയുണ്ട് സുരക്ഷിതമായ ഉപയോഗപ്രദമായ ഇമാലിന്യ നിർമാർജന രീതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്
നിലവിൽ പ്രതിവർഷം 1517 ശതമാനം ഇമാലിന്യം മാത്രമാണ് പുനരുപയോഗം ചെയ്യുന്നതെന്ന് ഇവേസ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഇന്ന് ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ജൈവവൈവിധ്യ സംരക്ഷണത്തെക്കുറിച്ചും ധാരാളം ചർച്ചകൾ നടക്കുന്നു
ഈ ദിശയിലുള്ള ഇന്ത്യയുടെ മൂർത്തമായ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി സംസാരിച്ചിട്ടുണ്ട്
ഇന്ത്യ അതിന്റെ തണ്ണീർത്തടങ്ങൾക്കായി ചെയ്ത പ്രവർത്തനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും അതിൽ സന്തോഷമുണ്ടാകും
തണ്ണീർത്തടങ്ങൾ എന്താണെന്ന് ചില ശ്രോതാക്കൾ ചിന്തിച്ചേക്കാം
ചതുപ്പുനിലം പോലെയുള്ള ഭൂമിയിൽ വർഷം മുഴുവനും വെള്ളം അടിഞ്ഞുകൂടുന്ന സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 2നാണ് ലോക തണ്ണീർത്തട ദിനം
നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് തണ്ണീർത്തടങ്ങൾ വളരെ പ്രധാനമാണ് കാരണം നിരവധി പക്ഷികളും മൃഗങ്ങളും അവയെ ആശ്രയിച്ചിരിക്കുന്നു
ജൈവവൈവിധ്യം സമ്പുഷ്ടമാക്കുന്നതിനൊപ്പം വെള്ളപ്പൊക്ക നിയന്ത്രണവും ഭൂഗർഭജല റീചാർജും അവ ഉറപ്പാക്കുന്നു
അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള അത്തരം തണ്ണീർത്തടങ്ങളാണ് റാംസർ സൈറ്റുകൾ എന്ന് നിങ്ങളിൽ പലരും അറിഞ്ഞിരിക്കണം
തണ്ണീർത്തടങ്ങൾ എതെങ്കിലും ഒരു രാജ്യത്തായിരിക്കാം പക്ഷേ അവ രാംസാർ സൈറ്റ്സ് ആകുന്നതിന് നിരവധി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അവയെ റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കൂ
റാംസർ സൈറ്റുകളിൽ 20000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജലപക്ഷികൾ ഉണ്ടായിരിക്കണം
പ്രാദേശിക മത്സ്യ ഇനങ്ങളുടെ ഒരു വലിയ സംഖ്യ ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ്
സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിൽ അമൃത് മഹോത്സവത്തിൽ റാംസർ സൈറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു നല്ല വിവരം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മൊത്തം റാംസർ സൈറ്റുകളുടെ എണ്ണം 75 ആയി വർദ്ധിച്ചു
അതേസമയം 2014ന് മുമ്പ് രാജ്യത്ത് 26 റാംസർ സൈറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ
ഈ ജൈവവൈവിധ്യം സംരക്ഷിച്ച പ്രാദേശിക സമൂഹം അഭിനന്ദനം അർഹിക്കുന്നു
പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന നമ്മുടെ ചിരപുരാതന സംസ്കാരത്തിനും പാരമ്പര്യത്തിനുമുള്ള ആദരവ് കൂടിയാണിത്
ഇന്ത്യയിലെ ഈ തണ്ണീർത്തടങ്ങൾ നമ്മുടെ പ്രകൃതിദത്തമായ സാധ്യതകളുടെ ഒരു ഉദാഹരണം കൂടിയാണ്
ഒഡീഷയിലെ ചിൽക്ക തടാകം 40ലധികം ഇനം ജലപക്ഷികൾക്ക് അഭയം നൽകുന്നു
ലോക്താക്കിലെ കൈബുൾലാംജാ സ്വാമ്പ് ദീർ കളുടെ ഏക സ്വാഭാവിക ആവാസകേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു
തമിഴ്നാട്ടിലെ വേഡന്തങ്കലിനെ 2022ൽ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചു
ഇവിടുത്തെ പക്ഷികളെ സംരക്ഷിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും സമീപത്തെ കർഷകർക്കാണ്
കാശ്മീരിലെ പഞ്ചാധ് നാഗ് സമൂഹം അവരുടെ അന്നുഅൽ ഫ്രൂട്ട് ബ്ലോസോം ഫെസ്റ്റിവൽ നോടനുബന്ധിച്ച് ഗ്രാമത്തിലെ അരുവികൾ വൃത്തിയാക്കാൻ ഒരു ദിവസം ചെലവഴിക്കുന്നു
ലോകത്തിലെ ഒട്ടുമിക്ക റാംസർ സൈറ്റുകൾക്കും തനതായ സാംസ്കാരിക പൈതൃകമുണ്ട്
മണിപ്പൂരിലെ ലോക്ക്ടാക്കും പുണ്യ തടാകമായ രേണുകയും അതാതിടങ്ങളിലെ സംസ്കാരങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു
അതുപോലെ ദുർഗ്ഗാദേവിയുടെ അവതാരമായ ശാകംഭരി ദേവിയുമായി സാംബാർ തടാകം ബന്ധപ്പെട്ടിരിക്കുന്നു
ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങളുടെ ഈ വിപുലീകരണം സാധ്യമായത് റാംസർ സൈറ്റുകൾക്ക് ചുറ്റുമുള്ള ആളുകളുടെ പ്രയത്നം കൊണ്ടാണ്
അത്തരത്തിൽ പ്രവർത്തിയക്കുന്ന എല്ലാവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു മൻ കി ബാത്ത് ശ്രോതാക്കളുടെ പേരിൽ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇത്തവണ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കഠിനമായ ശൈത്യകാലമാണ്
ഈ ശൈത്യകാലത്ത് ആളുകൾ പർവതങ്ങളിൽ മഞ്ഞുവീഴുന്നതും ആസ്വദിച്ചു
രാജ്യത്തിന്റെ മുഴുവൻ ഹൃദയം കവർന്ന അത്തരം ചില ചിത്രങ്ങൾ ജമ്മു കശ്മീരിൽ നിന്നാണ് വന്നത്
ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ ലൈക്ക് ചെയ്യുന്നു
മഞ്ഞുമൂടിയിരിക്കുന്നതിനാൽ നമ്മുടെ കാശ്മീർ താഴ്വര എല്ലാ വർഷത്തേയുംപോലെ ഇത്തവണയും വളരെ മനോഹരമായിരിക്കുന്നു
ബനിഹാലിൽ നിന്ന് ബട്ഗാമിലേക്ക് പോകുന്ന ട്രെയിനിന്റെ വീഡിയോയും ആളുകൾ പ്രത്യേകം ഇഷ്ടപ്പെടുന്നു
മനോഹരമായ മഞ്ഞുവീഴ്ച ചുറ്റിലും മഞ്ഞിന്റെ വെളുത്ത പുതപ്പ്
ഈ ദൃശ്യം യക്ഷിക്കഥകളെപോലും അമ്പരപ്പിക്കുന്നതാണെന്നാണ് ജനങ്ങൾ പറയുന്നത്
ഇത് ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ ചിത്രങ്ങളല്ല നമ്മുടെ നാട്ടിലെ കാശ്മീരിന്റെ ചിത്രങ്ങളാണ്
ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് എഴുതി ഈ സ്വർഗ്ഗത്തേക്കാൾ മനോഹരമായി എന്താണുള്ളത് ഇത് തികച്ചും ശരിയാണ് അതുകൊണ്ടാണ് കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിളിക്കുന്നത്
ഈ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങളും കാശ്മീരിലേക്ക് ഒരു യാത്ര പോകണമെന്ന് കരുതുന്നുണ്ടാവും
നിങ്ങളും പോകണം ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
കാശ്മീരിലെ മഞ്ഞുമൂടിയ മലനിരകൾക്കും പ്രകൃതിഭംഗിക്കുമൊപ്പം കാണാനും അറിയാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്
ഉദാഹരണത്തിന് കാശ്മീരിലെ സയ്യിദാബാദിൽ വിന്റർ ഗെയിംസ് സംഘടിപ്പിച്ചു
ആ ഗെയിമുകളുടെ തീം സ്നോ ക്രിക്കറ്റ് ആയിരുന്നു
സ്നോ ക്രിക്കറ്റ് കൂടുതൽ ആവേശകരമായ ഗെയിമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ്
കശ്മീരി യുവാക്കൾ മഞ്ഞിൽ ക്രിക്കറ്റിനെ കൂടുതൽ വിസ്മയിപ്പിക്കുന്നു
ഇതിലൂടെ പിന്നീട് ടീം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്ന കശ്മീരിയുവതാരങ്ങളെ കണ്ടെടുക്കാനാകും
ഇത് ഒരു തരത്തിൽ ഖേലോ ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗം കൂടിയാണ്
കാശ്മീരി യുവാക്കൾക്കിടയിൽ കായികരംഗത്ത് വലിയ ആവേശമാണ്
വരും നാളുകളിൽ ഈ യുവാക്കളിൽ പലരും രാജ്യത്തിനായി മെഡലുകൾ നേടും ത്രിവർണ്ണ പതാക പാറി കളിക്കും
അടുത്ത തവണ നിങ്ങൾ കാശ്മീരിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്യുമ്പോൾ ഇതുപോലുള്ള പരിപാടികൾ കാണാൻ സമയം കണ്ടെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു
ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ യാത്രയെ കൂടുതൽ അവിസ്മരണീയമാക്കും
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ റിപ്പബ്ലിക്കിനെ ശക്തിപ്പെടുത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾ തുടരണം
പൊതു പങ്കാളിത്തത്തിലൂടെ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ രാജ്യത്തോടുള്ള കടമകൾ ഓരോരുത്തരും നിർവ്വഹിക്കുന്നതിലൂടെ നമ്മുടെ റിപ്പബ്ലിക്ക് ശക്തമാകുന്നു അത്തരം കർത്തവ്യ ബോധമുള്ള പോരാളികളുടെ ഉച്ചത്തിലുള്ള ശബ്ദമാണ് നമ്മുടെ മൻ കി ബാത്ത് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
അങ്ങനെയുള്ള കർത്തവ്യ നിരതരായ ആളുകളുടെ രസകരവും പ്രചോദനാത്മകവുമായ കഥകളുമായി അടുത്ത തവണ വീണ്ടും കണ്ടുമുട്ടാം
വളരെയധികം നന്ദി